ഇതൊരു പാവകൾ വിക്കുന്ന കടയാണ് നമ്മുക്ക് കാണാൻ സാധിക്കുന്നത് പല തര തരത്തിലുള്ള പാവകൾ നമ്മുക്ക് കാണാം പല നിറത്തിലുള്ള പാവകൾ കാണാം നീല കളറ് --

ഇതൊരു വീടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെള്ള പെയിൻറ് അടിച്ച ഒരു വീടാണ് നമുക്ക് കാണുന്നത് അതിനു തൊട്ടുമുന്നിലായി ഒരു കാറു നിർത്തിയിട്ടുണ്ട് വെള്ള കളറിലെ --

ഇതൊരു ഇലക്ട്രോണിക്സ് വിക്കുന്ന ഒരു കടയാണ് മുകളിൽ എൽ_ഇ_ഡി എന്ന് എഴുതിയ ഒരു ബോർഡ് കാണാം അതിനപ്പുറത്ത് മാഡ് എന്നൊരു--

ഇത് കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ് അതിന് തൊട്ട് മുമ്പലായി ഒരു ഓട്ടോ നിർത്തിയിട്ടത് കാണാം അതിന് അടുത്തായി അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

പല നിറത്തിലുള്ള തുണികളെ നമുക്ക് പൊറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ ഒരാൾ നടന്നു പോകുന്നു അതിനടിയിലായി--

ഇത് ഒരു ജനറൽ ആശുപത്രിയാണ് കാസറഗോഡ് നീല പെയിന്റടിച്ച ഒരു ബിൽഡിംഗ് ആണ് അതിനു മുമ്പിലായിട്ട് ഒരു ചെടിച്ചട്ടി കാണാം അതിനു തൊട്ടപ്പുറം ഒരു കസേര ഒണ്ട്.

അത് ഉള്ളിലേക്ക് കേറാൻ ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിനടുത്ത് അടുത്തായി മറ്റൊരു ബിൽഡിംഗ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതൊരു തട്ടുകടയാണ് അതിന്റെ മുകളിൽ ഐസ്ക്രീം എന്ന് എഴുതി ബോർഡ് നമുക്ക് കാണാം തൊട്ടടുത്ത് ഐസ് ഐസ്ക്രീം കൊണ്ടു കുറച്ചു ഫോട്ടോയും പിന്നെ അതിനു അതിനകത്തായി--

എന്ന് എഴുതിയ മറ്റൊരു പാക്കറ്റ് കാണാം അതിനടുത്തായി മാഗി തൊട്ടടുത്തായി ബൂസ്റ്റുണ്ട് .

ഈ ചിത്രത്തിൽ കുറച്ചാളുകൾ നടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു ആ നടന്നു വരുന്ന ഒരാളുടെ കഴുത്തിൽ കുരിശു മാല കാണുന്നുണ്ട് അതിന് തൊട്ടടുത്തായി ഒരാളുടെ മുഖത്ത്--

വെള്ള കാർ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിനകത്തായി ഒരാൾ ഇരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്.

ഇതൊരു പഴങ്ങൾ വിൽക്കുന്ന കടയാണ് നമ്മക്ക് കുറെ പഴങ്ങൾ നിരത്തി വെച്ചതായി കാണാം ചെറു പഴം ഓറഞ്ച് ഉറുമാമ്പഴം ആപ്പിൾ എന്നിങ്ങനെ പല--

നിൽക്കുന്നത് കാണാം മഞ്ഞ ബനിയനും ഇട്ട ഒരാളെ കാണാൻ സാധിക്കൊന്നോണ്ട് പിന്നെ തൊട്ടടുത്തായി മറ്റൊരു കടയും കാണുന്നുണ്ട്.

മുൻപിലായിട്ട് ഒരു ബൈക്ക് നിർത്തിയിട്ട കാണാം അതിന് അടുത്തായി ഒരു കാറ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ തൊട്ടടുത്തായി സമ്മേളനം എന്ന ഒരു--

ഒരാൾ ഇരിക്കുന്നത് കാണാം അതിന്റെ തൊട്ട് മുമ്പിലായി നാല് കസേരകൾ കാണാം പിന്നെ അതിനപ്പുറമായി മറ്റൊരാൾ ഇരിക്കുന്നത് കാണാം വെള്ള ഡ്രസ്സിട്ട് .

ഒരു കറുത്ത പാന്റും ഇട്ടിട്ടാണ് കളിക്കുന്നത് മുകളിലായി ഒരു ഫാൻ കറങ്ങുന്നുണ്ട് തൊട്ടടുത്തായി ഒരു ബക്കറ്റും കാണാൻ സാധിക്കുന്നു.

പിന്നെ ഒരാൾ വെള്ള ഷർട്ട് ഒരു വെള്ള ങ് ചുവന്ന മുണ്ടും അടുത്ത് തന്നെ ഒരു ഓട്ടോയും അതിനടുത്ത് ഒരു കാറും നിൽക്കുന്നത് കാണാം തൊട്ടടുത്ത് രണ്ടു ബൈക്കുകളും നമുക്ക് നിൽക്കുന്നത് കാണാം.

ഇതൊരു ബുക്ക് സെൻ്റർ സെറ്റ് സ്റ്റേഷനറിയാണ് നമുക്ക് അവിടെ തന്നെ ഒരു ബോർഡ് കാണാം വൈറ്റ്നർ ബുക്ക് സെൻ്റർ സ്റ്റേഷനറി എന്നൊരു ബോർഡ് താഴെ അതിൻ്റെ വൂൾസ്--

മഞ്ഞ നീല വെള്ള ചുവപ്പ് എന്നീ കളർ തൊട്ടടുത്തുതന്നെ--

ഇതൊരു ബാർബർ ഷോപ്പാണ് അതിന്റെ മുൻപിലായി തന്നെ ഒരാള് നിൽക്കുന്നതാണ് അതിന്റെ മുൻപിലായി തന്നെ മറ്റു പല ചിത്രങ്ങൾ കാണാം ക്രിസ്ത്യനോ റൊണാൾഡോ പിന്നെ മറ്റൊരാളുടെ ചിത്രം.

നമുക്ക് ഈ ചിത്രത്തില് കുറെ വാദ്യോപകരണങ്ങൾ കാണാം കഴിയുന്നുണ്ട്.

പേരിങ്ങാണ് തൊട്ടടുത്ത് കൊറച്ച് ഫോൺ നമ്പറും കാണാം അതിന് അടുത്തായി ഒരു കുതിരയുടെ ഫോട്ടോ കാണുന്നുണ്ട്.

പിന്നെ തൊട്ട് താഴെയായി മൂന്ന് ബൈക്കുകൾ കാണാം അതിനപ്പുറം ആയിട്ട് തന്നെ ഒരാൾ നടന്നു വരുന്നതാണ് അതിനുപുറകിൽ ഒരു കാറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതൊരു കടയാണ് സുറുമാസ് ബസാർ എന്ന അതിൻ്റെ പേര് അവിടെ തന്നെ ചെറിയ ഇതയിട്ട് നുള്ളിപ്പാടിന് എഴുതീട്ട് കാണാം പിന്നെ ഇവിടെ ഒരു ചുവന്ന ഷർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.